ആ അടി കേക്കാവോ ആ കേക്കാടി പറയ് നീപ്പോ എന്ത് പഠിക്ക്യാ ഞാനിപ്പം medical scribing ന്ന് പറഞ്ഞൊരു course ചെയ്തിട്ട് ഇപ്പോ ഒരു work എയ്യാന്ന് എവടെ?

ആ കുഴപ്പല്ലടി ഉം അതിൻെറ എങ്ങനൊക്കെയാ

ഉം

എന് ഞാൻ പഠിച്ചെടുത്തിന്ന് അവർ പറഞ്ഞത് നാപ്പയ്നായിരം രൂപയ്ക്ക് salary ഓട് കൂടി starting ൽ നമ്മുക്ക് ജോലി കിട്ടുന്നൊക്കെയായിരുന്നു പക്ഷേ അത്രയും ഒരിത് എനിക്ക് തോന്നിയില്ല കാരണം രണ്ടുലക്ഷത്തിനടുത്ത് നമ്മള് മുടക്കിയിട്ടാണ് ഈ course പഠിച്ചത് ആണല്ലേ അപ്പൊ അതു ഒരുമാതിരി പറ്റീക്കുന്നപോലെ ആയിപോയല്ലേ

പുറത്തു നമ്മുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുക്കൊരു ജോലി ഉണ്ടെന്ന് പറയാൻ പറ്റും അതെ ചിലപ്പൊ നമ്മുക്ക് നീ ഇപ്പൊ നിനക്ക് കൂടുതൽ experienced ആയിക്കഴിഞ്ഞാ ചിലപ്പൊ കൂടുതൽ salary ആണ് അത് കിട്ടും experience ഉണ്ടെങ്കി നമ്മുക്ക് ഇതിന് നല്ല scope ഉണ്ട് പക്ഷേ അഹ് എല്ലായിടത്തും നമ്മൾ ആദ്യം ജോലിക്ക് ചെല്ലുമ്പോ അവർ experience ആണ് ചോയിക്കുന്നെ ആരും training കൊടുക്കാൻ തയ്യാറാവുന്നില്ലല്ലോ ഉം അതെ പക്ഷേ

ഉം ഇപ്പോഴത്തെ education system തന്നെ മൊത്തത്തിൽ താറുമാറായി കിടക്കുവല്ലേ എത്ര PhD എടുത്താലും ജോലിയില്ലാതെ നടക്കുകയാണ് നാട്ടിലുള്ളോരൊക്കെ

ഉം പണ്ടുകാലത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ലാന്നൊക്കെ പറഞ്ഞ ഇപ്പം ഇപ്പ കൂടുതലും പെണ്‍കുട്ടികളാണ് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നെ എന്നിട്ടും ഇപ്പോഴത്തെ യുവാക്കൾക്കൊന്നും ജോലിയില്ലാതെ അവരെല്ലാം കൂലിപ്പണി എടുക്കേണ്ട ആവശ്യാണ് ഇപ്പം നമ്മള് നോക്കിയാല് വലിയ degree ഉള്ളവർ വരെ ഇപ്പം ഏർ ചെറിയ ചെറിയ ഇപ്പ ചെറിയ കൂലിപണിയൊക്കെ എടുത്ത് നടക്കുന്ന അവസ്ഥയാണ് അതെ അതെ ശരിയാണ് അതുപോലെ ഏർ നമ്മളിപ്പോ ഒരു course ന് അല്ലെങ്കി എന്തെലും പഠിക്കാൻ നമ്മൾ പോയാൽ തന്നെ നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കണ്ടൊരു അവസ്ഥയാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ അല്ലെ അതെന്നെ വിദ്യാഭ്യാസം ഒരു കച്ചോടായി മാറികൊണ്ടിരിക്കയാണ്

നിൻെറ family ൽ ആരെങ്കിലും അങ്ങനെയുണ്ടോ വിദ്യാഭ്യാസം ഉം

പേരുമാത്ര ഉള്ളു പക്ഷേ അവർക്കൊക്കെ salary ഒന്നും കിട്ടുന്നില്ല അപ്പോ എനിക്ക് തോന്നുന്നത് ഒക്കെ ഇപ്പോ ഇപ്പോ ഭയങ്കര competition ആണെന്നാണ് തോന്നുന്ന് ജോലിക്ക് വേണ്ടിയും ഉം ഇപ്പോഴത്തെ വിദ്യാഭ്യാസപ്പേര് തന്നെ മാറ്റേണ്ടേ കാര്യായി കാരണം ഒരു തൊഴിൽ തൊഴിൽന് വേണ്ടി വിദ്യാഭ്യാസം നേടുക എന്ന ഒരു തരത്തിലേക്ക് എത്തണ്ട ആവശ്യാണ് അതെ കാരണം ഇപ്പൊ ഈ എല്ലാർക്കും നമ്മളുടെ ഏർ എന്താ ജനസംഖ്യ കൂടുന്നോണ്ട് തന്നെ എല്ലാവർക്കും ജോലി വേണം എല്ലാവര്‍ക്കും വിദ്യാഭ്യാസം ഉണ്ടപ്പോ അത് ഭയങ്കര ഒരു competition ആയിട്ട് മാറികൊണ്ടിരിക്കുയാണല്ലോ

അതെ അതെ ഇപ്പൊ എല്ലാർക്കും ഏർ വിദ്യാഭ്യാസം ഇല്ലാത്ത ആരുല്ലല്ലോ എല്ലാര്‍ക്കും ഉണ്ട് അത് വളരെ നല്ലൊരു കാര്യാണ് ഉം നീ നിൻെറ നിനക്കാരൊക്കെ ഉണ്ട് ഏർ എൻെറ വീട്ടിൽ അനിയത്തി പഠിക്കുആ അവള് ഏർ school ൽ പഠിക്കുആ അവക്കെനി ആരാകാനാണ് ആഗ്രഹം അവള് ഇപ്പൊ ഒന്നിനോടും ഉറച്ചു നിക്കുന്നില്ല അവൾ പല പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അറിയില്ല എന്താകുന്ന് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഏതു course നമ്മൾ തിരഞ്ഞെടുക്കുംന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏതു course എടുത്താൽ എങ്ങനെയൊക്കെ നമ്മുക്ക് ജോലി നേടിയെടുക്കാമെന്നുള്ള confusion ലാണ് എല്ലാരും ഉം അതെ ഇപ്പൊ ഒരുപാട് course കൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ എല്ലാർക്കും ഭയങ്കര എന്താ പറയാ ഭയങ്കര confusion ലാണ് എല്ലാരും ആപ്പൊ

അതെന്നെ കഴിവുള്ളവർക്ക് പോലും പൈസ കാരണം മുന്നോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാ മറ്റ് കാശുള്ളോർ ഇഷ്ടം പോലെ പൈസ കൊടുത്ത് വിദ്യാഭ്യാസം നേടുന്നു

അങ്ങനെ ആ ഒരു രീതി വരെ ആയിരിക്കയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ എവിടെങ്കിലൊരു ഏർ പഠിക്കാൻ admission കിട്ടണെ തന്നെ ഭയങ്കര competition ആയിരിക്കു

പഠിക്കാൻ വേണ്ടി പക്ഷെ loan എടുത്ത് പഠിച്ച് കഴിഞ്ഞാ അവർ പഠിച്ചിറങ്ങുന്ന പിറ്റെ ദിവസ ഏർ പിറ്റേ മാസം മുതൽ അവർ പൈസ loan അടക്കാൻ പറയും എന്നാ

അതെ അതെ ഇപ്പോ അതേപോലെ loans study തരാം നാല് മാസം അല്ലെ ഏഴ് മാസം പറഞ്ഞു ഒരുപാട് പേര് ശരിയാണ് അതുകഴിഞ്ഞിട്ട് ജോലി ആയിലാന്നുണ്ടെങ്കില് ഏർ ഇപ്പൊ എൻെറ വീടിൻെറ അടുത്ത് തന്നെ അതൊ എനിക്ക് ഒരുപാട് പേരെ അറിയാം last കടം കയറി അടക്കാൻ പറ്റാതായി വിഷമിച്ച് അപ്പം ഒരുപാട് കൊറഞ്ഞ ശമ്പളത്തിന് അവർ ജോലിക്ക് കയറി loan അടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അപ്പൊ അതൊക്കൊരു ഒരു കാര്യവും ഒരാൾക്കും ഒരു ഏർ എന്താ വിദ്യാഭ്യാസം അതെന്നെ വിദ്യാഭ്യാസം ഇപ്പൊ പണ്ടൊക്കെ വിദ്യാധനം പ്ര സർവ്വധനാൽ പ്രധാനന്നൊക്കെ പറയായിരുന്നു ഇപ്പൊ ഏർ എല്ലാറ്റിനെക്കാട്ടിലും വലുത് പണമായി മാറിക്കൊണ്ടിരിക്കുവാന്ന്

അതെ അതെ ഒരു വിലയില്ല അത് ശരിയാ കാരണം ഏർ വേണം നമ്മുക്കതും അത്യാവശ്യമാണ് നമ്മുടെ life ൽ ഇപ്പഴ് ഇപ്പഴത്തെ കാലത്തെ പെൺകുട്ടികൾ കല്യാണം ആലോചിക്കുമ്പോ തന്നെ സർക്കാർ ജോലിക്കാരാണ് അല്ലെങ്കിൽ minimum ഒരു degree ഉള്ള പെൺകുട്ടികളെ എല്ലാരും നോക്കുന്നുള്ളു അതെ അതെ ഇപ്പോ പഠിച്ചൊരു കാലത്ത് നിന്നൊന്നു ആണായാലും പെണ്ണായാലും വിദ്യാഭ്യാസം വേണം കാരണം വിദ്യാഭ്യാസം ഇല്ലെങ്കില് പ്രതീക്ഷിക്കാനൊരു ഒന്നുമില്ലല്ലോ നിൻെറ അഭിപ്രായത്തിൽ എങ്ങനെ കല്യാണം കഴിക്കുയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളെ സർക്കാർ ജോലിക്കാരനെ കല്യാണം കഴിക്കുവൊ എനിക്കങ്ങനെ സർക്കാർ ജോലിക്കാരൻ വേണം അങ്ങനെ ഒന്നുമില്ല ഏർ ജോലി വേണമല്ലോ നമ്മുക്ക് ജീവിക്കാൻ ഇപ്പൊ എനിക്ക് എനിക്ക് ജോലി ഞാൻ എന്തായാലും ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും അപ്പം

ജോലിക്കാരൻ വേണം അങ്ങനെ ഏർ ഒരു ചിന്തയൊന്നും എനിക്കില്ല നിനക്കോ എന്താ നിന്റെ അഭിപ്രായം എനിക്കെന്തേ ഒരു ജോലിയുള്ള ഒരാളെ കിട്ടിയാ മതീന്നുള്ളതാണ് ജോലി സർക്കാർ ജോലിയാണെലും മറ്റു ജോലിയാണെലും എപ്പൊ വേണേലും നമ്മടെ കൈയ്യിന്ന് പോകാ ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെയാണെന്ന് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരു ജോലി കിട്ടാനുള്ളതാണ് നമ്മുക്ക് ഏറ്റവും മുഖ്യം അതിന് വിദ്യാഭ്യാസം അത്രയധികം ആവിശ്യമാണ് അതെ പക്ഷേ ഈ ഒരുപാട് ലക്ഷങ്ങള് മുടക്കി പഠിച്ചിട്ട് ഏർ നമ്മൾ സാധാ രീതിയില് ഏർ കു കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുകയന്നൊക്കെ പറയാ അത് മഹാ അതൊക്കെ ഇപ്പൊ ഒരു ഏർ കച്ചോടം ഏർ അതൊക്കെ ഒരു ആളുകളുടെ ഒരു ങ്ങനെ പണം തട്ടാൻ വേണ്ടി ഇങ്ങനെ അവർ ഓരോ trick ചെയ്തു ചെയ്തു ഇരിക്കയാണല്ലൊ അതെന്നെ ഇപ്പൊ ഏർ നമ്മളെ നാട്ടില് ഒരു എടക്ക് പറയുന്നുണ്ടായിരുന്നു കല്ലെടുത്ത് എറിഞ്ഞാ അതുപോയി വീഴുന്നത് ഒരു engineer ൻറെയോ അല്ലെങ്കിൽ doctor ൻറെയോ തലയിൽ ആയിരിക്കും

ഏർ പത്തും പതിനായിരവും രൂപയ്ക്കൊക്കെ ജോലി ചെയ്യണ്ടവസ്ഥയാണ് അതും വര്‍ഷങ്ങളോളം അത്രയും പൈസക്ക് പണി എടുത്താ മാത്രേ അതും എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അന്തരിച്ചു പോയ football ഇതിഹാസം പെലെയെ കുറിച്ചാണ് football ന്റെ മഹാസാമ്രാജ്യത്തിൽ രാജാവ് ഒന്നേയുള്ളൂ എഡ്സൺ ആരാന്റസ് ഡോ നാഷിമെന്റോ എന്ന പെലെ ലോകത്തിൻറെ മുക്കിലും മൂലയും Football പ്രണ യികളുടെ നിരമ്പുകളെ എന്നും ത്രസിപ്പിക്കുവാൻ മാത്രം ഊർജം പകരുന്ന രണ്ടക്ഷരങ്ങൾ football ഏറ്റവും വലിയ ജനപ്രിയ

ഇതിന് സമാനമായ ഒരു വിച് പേര് ഗാഥയില്ല ഒരിക്കൽപോലും ഈ ബ്രസീലുകാരനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ നിരവധിയെങ്കിലും football എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കറുത്ത മുഖം തെളിയുന്നു ആ മുഖത്തെ നക്ഷത്ര കണ്ണുകളും നിറഞ്ഞ പുഞ്ചിരിയും തെളിയുന്നു ബ്രസീലിൻറെ രോമാഞ്ചത്തെ football ചക്രവർത്തിയെ തങ്ങളുടെ സ്വന്തമായി കോടാനുകോടി കളി പ്രേമികൾ ചേർത്ത് പിടിക്കുന്നു അവിടെയാണ് പെലെയുടെ മഹത്വം

രക്ത പാദുതനായി തുണി പന്ത് തട്ടി കളിച്ച എഡ്സൺ ആരാന്റസ് ഡോ നാഷിമെന്റോ എന്ന പയ്യൻറെ ജീവിതകഥയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ എഴുപത് വരെ ചെറിയ ഇടവേളകൾ ഒഴികെ വ്യാഴവട്ടക്കാലം super team ആയി വിരാചിച്ച ബ്രസീലിന്റെ ആഹ് വിജയഗാഥയും പരസ്പരം ബന്ധപ്പെട്ടതുപോലെ മറ്റൊന്നും ലോക football ഇൽ ഇല്ല ഇനി ഉണ്ടാവാനും സാധ്യതയില്ല വിവിധ കാലഘട്ടങ്ങളിൽ വിശ്വാമിത്ര കളികൾ കളിക്കാരായി വാ വാണ പലരെയും ലോകകപ്പ് കൈവച്ചനുഗ്രഹിച്ചിട്ടില്ല ബ്രസീലിൻറെ ലിയാനി ഡോസ് ഹംഗറിയുടെ ഫ്രെഡ് പുഷ്കാസ് ഇംഗ്ലണ്ടിന്റെ സ്റ്റാൻലി മാത്യുസ് ഹോളണ്ടിന്റെ യോഹാൻ ക്രൈസ്റ്റ്

മറ്റൊരു താരത്തിനും ഈ ഭാഗ്യം ഉണ്ടായിട്ടില്ല ലോക football കളിക്കാരനായി ഭൂമിയിൽ ജന്മമെടുത്തവൻ എന്ന കൽപ്പന തന്നെയാണ് പെലെയ്ക്ക് ഏറ്റവും നന്നായി ചേരുക ഏറ്റവും ലളിതമായ pass മുതൽ ദുർഘടമായ dribbling വരെ എന്തിലും അതുല്യമായ തെളിമയും പുതുമയും നിറയ്ക്കാൻ അദ്ദേഹത്തെ പോലെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല പെലെ പന്ത് തട്ടി കളിക്കുകയല്ല ചെയ്യുന്നത് അതുമായി പ്രണയകേളികൾ നടത്തുകയാണ് പന്തുകിട്ടിയാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചിക്കുവ അസാധ്യം

എന്ന super താരത്തിൽ ഇവയെല്ലാം ദർശിക്കാം മാത്രമല്ല ലോകം കണ്ട ഏറ്റവും ശക്തമായ scoring ബൂ ഇട്ടുകളുടെ ഉടമയായ പെലെയെ പോലെയൊരു കളിക്കാരൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല സത്യം നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു

പ്രഘട ന നിലവാരത്തിൽ കണക്കാക്കപ്പെടുന്നു വിശപ്പിന്റെ കാഠിന്യത്തിലും തണു തുടിപ്പൊന്ന് വിശപ്പിന്റെ കാ കാഠിന്യത്തിലും തുടിപ് ഒന്ന് തട്ടി അയഞ്ഞു നടന്നതാ നാസിമിൻറ്റൊ എന്ന കറുത്ത മെലിഞ്ഞ പയ്യനെ മധ്യ ബ്രസീലിലെ ട്രസ്‌കോ ട്രസ് കോസ്‌കോകസിലെ തെരുവുകൾക്ക് മറക്കാനാകില്ല ആ തെരുവിൽ നിന്നാണല്ലോ football ന്റെ പൊയ് വെളിച്ചം പ്രകാശിതമായത് കറുപ്പും വെളുപ്പും ഒന്നാണെന്ന് വിശ്വസിക്കാൻ കഴിയാതിരുന്ന കറുത്തവരുടെ ലോകം പെലെയെ പെലെയിൽ പരാജിതനായ ഒരു പോരാളിയെന്ന് ദർശിച്ചത്

കൊടുമുടിയിലെത്താൻ പെലെയ്ക്ക് തുണയായത് ഒരു jodi പാദുകം അവയ്‌ക്കോപ്പോം ഒടുങ്ങാത്ത ഇച്ഛാശക്തിയും അത്യുജ്വലമായ നിശ്ചയദാർഢ്യവും മാത്രം പെലെ brazilian team ൽ സ്ഥാനം പിടിക്കുന്ന നാളുകളിൽ ദക്ഷിണ american football രംഗത്ത് ദരിദ്രമായ ആരോപണങ്ങൾ ഏറ്റു പിടയുകയായിരുന്നു ഏതോ മന്ത്രികവിദ്യയെന്ന പോലെ അതെല്ലാം മാറ്റിമറിയുകയും ബ്രസീൽ ലോക football ഭൂപടത്തിൽ സ്ഥിര പ്രതിഷ്ഠ നേടികൊടുക്കുകയും ചെയ്തു

എന്നാൽ ഡീഗോ മറഡോണയെ പോലെ സമകാലീകനായ boxing ഇതിഹാസം മുഹമ്മദ് അലിയെ പോലെയോ സാമ്രാജ്യത്ത ചൂഷണത്തിനും വംശീയതയ്ക്കും അതേപടി വർണ്ണ പതിക്കുമെതിരെ ഉറച്ച നിലപാടെടുക്കാനോ വിമോചന പ്രകടനത്തിൽ ശബ്ദമാവാനോ എന്തുകൊണ്ടോ പെലെയ്ക്ക് കഴിഞ്ഞില്ല

അതിശയ പ്രമായിരുന്നു ഇദ്ദേഹമൊരു വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും കളിക്കാരനായി ഒതുങ്ങിയില്ല എല്ലാ രാജ്യകാർക്കും ഇതിഹാസമായിരുന്നു പെലെ സുന്ദരമായ കളിയിലൂടെ മൈതാനത്തു symphony കളും രചിച്ച മാന്ത്രികന്റെ കളി കാണാൻ ആയിരത്തിതൊള്ളായിരത്തിഅറുപത്തിയൊൻപത്തിൽ നൈജീരിയയിൽ ജൂബഹാക്കർ തമ്മിലുണ്ടായ യുദ്ധം കൂഷിതമായ കാലത്തെ ലാഹോസിൽ പെലെയുടെ സാന്റോസ് team അങ്കണത്തിൽ പ്രദർശന മത്സരം നടന്നു

കവാടം കടന്നു പോയെങ്കിലും ലോകം കണ്ട ഏറ്റവും മികച്ച footballer ആരെന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരമില്ല ആയിരത്തിമുന്നൂറ്റിഅറുപത്തിമൂന്നു കളികളിൽ ആയിരത്തിഇരുന്നൂറ്റിയമ്പത്തൊന്നു goal കൾ തൊണ്ണൂറ്റിരണ്ട്‍ അന്താരാഷ്ട്ര മത്സരങ്ങൾ എഴുപത്തിയേഴു goal കൾ നാല് brazilian cup championship നാല് തെക്കേഅമേരിക്കൻ ലിബെർട്ട ഡോറസ് cup നാല് ലോക club championship ഒരു മത്സരത്തിൽ അഞ്ച് goal ആറ് തവണയും നാല് goal മുപ്പത് വട്ടവും നേടി തൊണ്ണൂറ്റിരണ്ട്‍ hat-trick കളും സർവ്വോപരി നാല് ലോകകപ്പിൽ കളിച്ചു മൂന്നു കിരീടവും അന്താരാഷ്ട്ര olympic committee യുടെ ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ച കായിക താരമെന്ന ബഹുമതിയും സ്വന്തം ആയിരത്തിതൊള്ളായിരത്തിഅമ്പത്തിയേഴ് ജൂലൈ ഏഴിന് പതിനേഴാം വാ പതിനേഴാം വയസ്സിൽ അർജെന്റീനയ്‌ക്കെതിരെ goal അടിച് ദേശിയ കുപ്പായത്തിൽ ഇറങ്ങിയ പെലെ തൊട്ടടുത്ത വർഷം തന്റെ ആദ്യ ലോകകപ്പിൽ ആതിഥേയ സ്വീഡനെതിരെ final ൽ

പ്രതിരോധ നിരയെയും goalie യെയും ഒറ്റയടിക്ക് തോൽപ്പിച്ച പവിഴമുത്തുപോലുള്ള ആ goal അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി പിന്നീട് അത് പോലൊരു goal കാണാൻ ഇരുപത്തിയെട്ടു വർഷം കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തിതൊള്ളായിരത്തിഎമ്പത്തിയാറിൽ

റോസ്സ്മേരിയുടെ ഹൃദയം കവർന്നത് പിന്നീട് മറ്റു രണ്ട് പങ്കാളികൾ കൂടിയുണ്ടായി റോസ്സ്‌മേരിയിലുണ്ടായ മൂത്ത മകൻ എഡ്സൺ ചൊഡ്വിക് മയക്കുമരുന്ന് കള്ളത്തിനും സ്ത്രീ പീഡനത്തിനും ജയിലി ജയിലിലായി കുട്ടികളുടെ

പഴയ ചേരിനിവാസിയായ കറുത്ത യുവാവിന് തിളങ്ങുന്ന പുഞ്ചിരിയുമായി അദ്ദേഹം ലോകം ചുറ്റി ലോകത്ത് ഏറ്റവും അധികം സഞ്ചരിക്കുകയും രാജ്യങ്ങളിൽ കളിക്കുകയും ചെയ്ത record നൊപ്പം നിരവധി രാഷ്ട്രങ്ങൾ പൗരത്വം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു എല്ലാവർക്കും ഏർ എന്റെ നന്ദി നമസ്കാരം